Javaയിലെ ഗണിതക ക്രിയകൾ എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്ന ഗണിതക ക്രിയകൾ സങ്കലനം വ്യവകലനം ഗുണനം ഹരണം ഇവയുടെ ഉപയോഗം
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110 ജെഡികെ 16 എക്ലിപ്സ് 37
ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി എക്ലിപ്സ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റോൾ ചെയ്തിരിക്കണം
Eclipseൽ ഒരു ഫയൽ സൃഷ്ടിക്കാനും സേവ് ചെയ്യാനും റൺ ചെയ്യാനും അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
വിവിധ ഗണിതക ക്രിയകൾക്ക് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർസ് താഴെ പറയുന്നവയാണ്
സങ്കലനത്തിന് പ്ലസ് വ്യവകലനത്തിന് മൈനസ് ഗുണനത്തിന് ആസ്റ്ററിസ്ക് ഹരണത്തിന് സ്ലാഷ് ഇവയിൽ ഓരോന്നും വിശദമായി പരിശോധിക്കാം
ഇവിടെ നമുക്ക് എക്ലിപ്സ് IDEഉം ബാക്കിയുള്ള കോഡ് എഴുതുന്നതിനുള്ള ഘടനയും ഉണ്ട്
അരിത്മെറ്റിക് ഓപ്പറേഷൻസ് എന്ന പേരിൽ ഒരു ക്ളാസ് സൃഷ്ടിച്ച് അതിൽ മെയിൻ മെത്തോട് ചേർത്തിട്ടുണ്ട്
ചില വേരിയബിളുകൾ ചേർക്കട്ടെ
ഇന്റ് x 5 ഇന്റ് y 10 ഇന്റ് റിസൾട്ട് xഉം yഉം ഓപ്പറണ്ട്സ് ആണ്
റിസൾട്ട് operationsന്റെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്നു
ഇവ കൂട്ടി ഫലം പ്രിന്റ് ചെയ്യാം
Result xy സിസ്റ്റം
പ്രിന്റ്ലൻ പരാൻതീസിസിനുള്ളിൽ റിസൾട്ട്

കണ്ട്രോൾ S കൊടുത്ത് സേവ് ചെയ്തതിന് ശേഷം കണ്ട്രോൾ ഫ്11 കൊടുത്ത് റൺ ചെയ്യുക
ഈ സങ്കലനത്തിന്റെ ഔട്ട്പുട്ട് resultൽ സ്റ്റോർ ചെയ്തതിന് ശേഷം ആ മൂല്യം പ്രിന്റ് ചെയ്യുന്നത് കാണാം
ഇപ്പോൾ മൂല്യങ്ങളിൽ മാറ്റം വരുത്താം
x75 y 15
സേവ് ചെയ്ത് റൺ ചെയ്യുക
അതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ മാറ്റം വരുന്നത് കാണാം
ഇപ്പോൾ നെഗറ്റീവ് മൂല്യങ്ങൾ ചെയ്ത് നോക്കാം y 25
സേവ് ചെയ്ത് റൺ ചെയ്യുക
75 പ്ലസ് 25ന്റെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്നു
ഇപ്പോൾ വ്യവകലനം നോക്കാം y 5
xyയെ x യ് എന്നാക്കുക
സേവ് ചെയ്യുക
റൺ ചെയ്യുക
75 5ന്റെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്നത് കാണാം
ഇപ്പോൾ ഗുണനം നോക്കാം
മൈനസ് മാറ്റി ആസ്റ്ററിസ്ക് കൊടുക്കുക
സേവ് ചെയ്ത് റൺ ചെയ്യുക
ആസ്റ്ററിസ്ക് ഉപയോഗിച്ച് നമുക്ക് 75നെ 5 കൊണ്ട് ഗുണിക്കാം എന്ന് കാണാം
ഇപ്പോൾ ഹരണം നോക്കാം
ആസ്റ്ററിസ്ക് മാറ്റി സ്ലാഷ് കൊടുക്കുക
സേവ് ചെയ്ത് റൺ ചെയ്യുക
നമ്മൾ പ്രതീക്ഷിച്ച ഔട്ട്പുട്ട് കിട്ടുന്നു
നമ്മുടെ ഫലം ദശാംശ സംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നോക്കാം
5ന് പകരം 10 കൊടുക്കുക
ഫലം 75 ആയിരിക്കണം
അതിനാൽ resultനെ ഫ്ലോട്ട് ആക്കി മാറ്റാം
സേവ് ചെയ്ത് റൺ ചെയ്യുക
പ്രതീക്ഷിച്ച ഫലം 75 ആയിരുന്നെങ്കിലും നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് 70 ആണ്
ഇതെന്തന്നാൽ ഹരണത്തിൽ ഉൾപ്പെട്ട രണ്ട് operandsഉം ഇന്റീജർസ് ആയിരുന്നു
yയെ ഫ്ലോട്ട് ആക്കി മാറ്റാം
y10f സേവ് ചെയ്ത് റൺ ചെയ്യുക
ഇപ്പോൾ പ്രതീക്ഷിച്ച ഫലം കിട്ടുന്നു
ഇത് ഓർത്ത് വയ്ക്കുക നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം ഫ്ലോട്ട് ആണെങ്കിൽ ഏതെങ്കിലും ഒരു operandsഉം ഫ്ലോട്ട് ആയിരിക്കണം
ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റർസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം
എല്ലാ operandsഉം നീക്കം ചെയ്യുക
ഇന്റ് result 84 2
സേവ് ചെയ്ത് റൺ ചെയ്യുക

പ്രതീക്ഷിച്ച ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നു
മൈനസിന് പകരം സ്ലാഷ് കൊടുക്കുക
ഹരണത്തിന് മുൻപ് സങ്കലനം നടത്തുകയാണെങ്കിൽ ഔട്ട്പുട്ട് 6 ആയിരിക്കും
സങ്കലനത്തിന് മുൻപ് ഹരണം നടത്തുകയാണെങ്കിൽ ഔട്ട്പുട്ട് 10 ആയിരിക്കും
റൺ ചെയ്ത് ഔട്ട്പുട്ട് പരിശോധിക്കാം ഔട്ട്പുട്ട് 10 ആണെന്ന് കാണാം
അതായത് സങ്കലനത്തിന് മുൻപ് ഹരണം നടന്നു
ഇതെന്തന്നാൽ അഡിഷൻ operatorനെക്കാൾ മുൻഗണന ഡിവിഷൻ operatorന് ആണ്
ഇത് പോലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് മുൻഗണന ക്രമം മറികടക്കണമെങ്കിൽ പരാൻതീസിസ് ഉപയോഗിക്കണം
പരാൻതീസിസ് ചേർക്കുന്നത് വഴി നമ്മൾ ഹരണത്തിന് മുൻപ് സങ്കലനം നടത്തുവാൻ javaയോട് നിർദേശിക്കുന്നു
ഇപ്പോൾ ഫയൽ റൺ ചെയ്യട്ടെ
നമ്മൾ പ്രതീക്ഷിച്ച പോലെ സങ്കലനം ആദ്യം നടക്കുകയും ഔട്ട്പുട്ട് 6 എന്ന് കിട്ടുകയും ചെയ്യുന്നു
Operationsന്റെ ക്രമം വ്യക്തമല്ലെങ്കിൽ പരാൻതീസിസ് ഉപയോഗിക്കേണ്ട കാര്യം ഓർത്ത് വയ്ക്കുക
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് javaയിൽ അടിസ്ഥാന ഗണിതക ക്രിയകൾ നടത്തുന്നത്
operatorsന്റെ മുൻഗണന ക്രമം
കൂടാതെ ഇതിനെ മറി കടക്കുന്നത്
ഒരു അസ്സൈന്മെന്റ് മോഡുലോ ഓപ്പറേറ്റർ എന്താണ് ചെയ്യുന്നത് എന്ന് മനസിലാക്കുക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
ഇത് പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി